ഹലോ കേൾ ഏഹ് കേൾക്കുന്നില്ലേ?

ആ എന്തൊക്കെ സഫ വർത്താനം വീട്ടിലൊക്കെ? വീട്ടിലെന്താ അൽഹംദുലില്ലാ സുഖം. ആഹ് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ആഹ് ആഹ് സുഖം തന്നെയല്ലേ?

ആഹ് അതെ ഏഹ് നാട്ടിലൊക്കെ കൃഷി ഒക്കെ ഉണ്ടോ? നാട്ടിലിപ്പോ കൃഷി കുറവാണ്. ആഹ് ഏഹ് ഏഹ് നിങ്ങളുടെ നാട്ടില് സാധാരണ പിന്നെ ഏത് കൃഷിയാണ് ചെയ്യാറുള്ളത്? നമ്മളവിടെ സാധാരണ അധികം നെൽകൃഷിയാ കാണല് പാടത്തൊക്കെ. നെൽകൃഷി മാത്രമാണോ ചെയ്യാറുള്ളത്? അതുപോലെ എള്ള് അല്ലെങ്കിൽ ഗോതമ്പ്

ഇല്ല നമ്മള് ആ അതായത് നമ്മള് നെൽകൃഷി ചെയ്തുകഴിഞ്ഞ് എന്നാ പിന്നെ നമ്മള് എന്താണ് കൊയ്യുവൊക്കെ ചെയ്തിട്ട് പിന്നെ കൊറച്ചു കാലം പാടം വെറുതെയിടുമ്പോ നമ്മള് എള്ളൊക്കെ ചെയ്യും.

ആഹ് ഓക്കേ ഓക്കേ. അപ്പോ എന്താ നിസേടെ കുടുംബത്തിലെ ആഹ് ആരെങ്കിലും ഇ ഇതേപോലെ കൃഷിക്കാര് ആരെങ്കിലുമുണ്ടോ? കൃഷിക്കാര് ഇന്റുപ്പൂപ്പാ പണ്ട് കൃഷി ചെയ്യണ ആളായിരുന്നു. അന്ന് കൃ അന്ന് നല്ല കൃഷി ചെയ്തിരുന്നു.

നെല്ല് അതുപോലെ തന്നെ പച്ചക്കറികള്, കെഴങ്ങ് ഐറ്റംസ് എല്ലാം ചെയ്തിരുന്നു.

ആഹ് പിന്നെ എന്താ ഇ ഇ ഇങ്ങനെ ഏഹ് ഏത് കൃഷിയിൽ നിന്ന് പിന്മാറിയത്?

അതായത് ഇന്റുപ്പൂപ്പാ ഉമ്മൂമ്മ ഒക്കെ പറഞ്ഞാൽ ഓര് വയസ്സായി

ആഹ് ആരോഗ്യപ്രശ്നങ്ങളായിരിക്കും അല്ലേ?

ഓര്ക്ക് ആരോഗ്യപ്രശ്നം കൊണ്ടാണ് ഓര് ചെയ്യാത്തത്.

ഉം ഈ കാലഘട്ടത്തില് നമ്മള് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്താന്ന് വെച്ചാല് ഇപ്പൊ ന നമ്മള് സാധാരണ കഴിക്കുന്ന ഭക്ഷണമായ അരി പോലും അന്യസംസ്ഥാനങ്ങളിൽനിന്ന് കൊണ്ടുവരേണ്ടൊരു അവസ്ഥയാണ് അല്ലേ? ഇപ്പൊ കർണാടക പോലത്തെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ഞമ്മക്ക് ഏഹ് എന്ത് സാധാരണ ഭക്ഷണമായ

ആഹ് അരി കൊണ്ടുവരുന്നത് അപ്പൊ

അപ്പോ എന്തുകൊണ്ടായിരിക്കും ഈ എന്താ ഈ ഈ ഈ ഈ കാലഘട്ടത്തിൽ ജനങ്ങള് എന്താ ആഹ് യുവാക്കള് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്താ പ്രവർത്തിയിലേക്ക് എന്താ മുതിരാത്തത്? അതായത് ഒന്നാമത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ മടിയാണ്. മണ്ണിലിറങ്ങാനും

അതുപോലെതന്നെ ചളി ആവാനും അതൊന്നും ഇഷ്ടല്ല. എല്ലാർക്കും പണിയെടുക്കാതെ എങ്ങനെയൊക്കെ തിന്നാൻ പറ്റും അതാണ് എല്ലാവരും നോക്കുണത്.

അതെ അപ്പോ എന്താണ് പൈസ

മീൻ പിടിക്കുകാന്നൊരു കാ പറയാറില്ലേ അതേപോലെ അല്ലേ?

ആഹ് അതേ പോലെയാണ് എല്ലാവരും നോക്കണത്.

പണ്ടത്തെ പണ്ടത്തെ ആൾക്കാര് അന്നാർക്കും പൈസ ഉണ്ടായിനീല്ല. അപ്പോ ഓരുക്ക് ആവശ്യമുള്ളത് ഓര് തന്നെ അധ്വാനിച്ചുണ്ടാക്കി ഓരു തന്നെ തിന്നും. ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് പൈസ കുറച്ചുകൂടിയ കൊണ്ടായിരിക്കും എല്ലാരും പുറത്തുനിന്ന് മേടിച്ച് തിന്നാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കരുതുന്നത് ഇതിൻറെ പുറകിലൊക്കെ വേറെ വലിയൊരു വിഷയങ്ങളുണ്ട്. എന്താച്ചാല് ഇപ്പോ അധിക ജനങ്ങളും ഏഹ് കൃഷിയിലേക്ക് ഇറങ്ങാത്തത് വേണ്ടത്ര ആഹ്

ജനങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് മുതിരാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതു വലിയൊരു സംഭവമാണ് കാരണം കാരണം നമ്മൾ എന്താണ് ഇപ്പോ അവര് കുറേ കൃഷി ചെയ്തിട്ടുണ്ടെങ്കില് ചിലപ്പോൾ അവരത് വേറൊരാൾക്ക് വിൽക്കുമ്പോ അതിൽ കുറച്ചു പൈസ ആയിരിക്കും കിട്ടുക ചിലപ്പോ ഓര് അതിന് ഇറക്കിയ വളത്തിന്റെ ലാഭം പോലും ഓർക്ക് കിട്ടുന്നുണ്ടാവില്ല. വലിയ വലിയ നഷ്ടങ്ങളുണ്ടാവാൻ എന്താ സാധ്യത കൂടുതലാണ് അല്ലേ?

അപ്പോ എന്താ ഇ ഇത്തരം എന്താ പ്രശ്നങ്ങൾക്ക് കാരണക്കാര് ആഹ് നമ്മളെ എന്താ സർക്കാരാണെന്ന് അല്ല കരുതുന്നുണ്ടോ അ അ അല്ലെങ്കിൽ സർക്കാരിൻറെ ഭാഗത്തുനിന്ന് എന്ത് വല്ല എന്നാ ക കർഷകർക്കുവേണ്ടി എന്ന നല്ല പിന്തുണയോ അല്ലെങ്കിൽ നല്ല നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല പദ്ധതികൾ വരണമെന്ന് എന്താ ആഹ് സഫ കരുതുന്നുണ്ടോ?

ആഹ് പദ്ധതികളാണ് സർക്കാരിൽ സർക്കാരിൽ നിന്ന് സഫ പ്രതീക്ഷിക്കുന്നത്?

ഫസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സർക്കാരിൻറെ അവസ്ഥ നോക്കാന്നുണ്ടെങ്കില് ഇപ്പോ എല്ലാരും പറയും പാടം നികത്തി വീട് വയ്ക്കരുത് അത് വയ്ക്കരുത് മരം വെട്ടരുത് അതൊക്കെ പറയും. പക്ഷേ ഇവരിക്ക് ആരെങ്കിലും കൈമടക്കായിട്ട് കുറച്ച് കൊടുത്തോടെ അതൊക്കെ മറക്കും.

അതിനുള്ള ഫുൾ നിർ ആൾക്കാർക്ക് ഓര് അതിനു സമ്മതം കൊടുക്കുകയാ ചെയ്യുന്നത്. അപ്പൊ മെയിനായിട്ട് ഇത് കുറച്ച് ഒഴിവാക്കുക കൃഷിയിടങ്ങള് കൃഷിക്കു മാത്രം ഉപയോഗിക്കുക.

പിന്നെ നഷ്ടം വരുന്ന അവസ്ഥ നോക്കുകയാണെങ്കിൽ

ഇപ്പോ ശരിക്കും എന്താ പറയുക നമ്മള് ഒരു സംഭവം കൃഷി ചെയ്ത്

അതെ അതെ ഏതായാലും സഫിയാടെ വിലയേറിയ അഭിപ്രായത്തിനു നന്ദി ട്ടോ,